മൊസില്ല Firefoxലെ തീംസ് എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് മൊസില്ല Firefoxലെ തീംസ് പെർസോണാസ് അഡ് ബ്ലോക്കിങ്
യൂസറുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ preferencesന് അനുസരിച്ച് മൊസില്ല ഫയർഫോക്സ് കസ്റ്റമൈസേഷൻ സാധ്യമാക്കുന്നു
customisationൽ ഒന്ന് തീംസ്
ഫയർഫോക്സ് എങ്ങനെ കാണപ്പെടണമെന്നത് themeന് അനുസരിച്ചാണ്
ബ്യാക്ക്ഗ്രൌണ്ട് കളർ ബട്ടൺസിന്റെ ലുക്ക് ലേയൂട്ട് എന്നിവയിൽ മാറ്റങ്ങൾ വരുത്തുന്നു
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു 1004ൽ ഫയർഫോക്സ് വെർഷൻ 70 ഒരു ഫയർഫോക്സ് ബ്രൌസർ തുറക്കാം
ആദ്യമായി മൊസില്ല Firefoxന്റെ തേമെ മാറ്റുന്നത് എങ്ങനെയെന്ന് നോക്കാം
ആദ്യമായി ബ്രൌസറിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ഇമേജുകൾ കാണാൻ ലോഡ് ഇമേജസ് ഓട്ടോമാറ്റിക്കലി ഓപ്ഷൻ എനബിൾ ചെയ്യുക
മേനു ബാറിൽ എഡിറ്റ് എന്നിട്ട് പ്രഫറൻസസ് ക്ലിക്ക് ചെയ്യുക
പ്രഫറൻസസ് ഡയലോഗ് ബോക്സിൽ കണ്ടെന്റ് ടാബ് തിരഞ്ഞെടുക്കുക
ലോഡ് ഇമേജസ് ഓട്ടോമാറ്റിക്കലി ബോക്സ് ചെക്ക് ചെയ്യുക
ക്ലോസ് ക്ലിക്ക് ചെയ്യുക
URLബാറിൽ ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്യുക അഡോൺസ് ഡോട്ട് മൊസില്ല ഡോട്ട് ഓർഗ് സ്ലാഷ് ഫയർഫോക്സ് സ്ലാഷ് തീംസ് Enter പ്രസ് ചെയ്യുക
ഇത് നമ്മളെ മൊസില്ല ഫയർഫോക്സ് Add onsന്റെ തീംസ് പേജിൽ എത്തിക്കുന്നു
ഇവിടെ തംബ്നെയിൽസ് ആയി ധാരാളം themeകൾ കാണാം
തീംസ് പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെ എന്ന് തംബ്നെയിൽസ് കാണിക്കുന്നു
ഇവിടെ നിങ്ങൾക്ക് themeന്റെ പ്രിവ്യൂ കാണാം
themesന്റെ ലഭ്യമായ ഉപവിഭാഗങ്ങൾ കൂടാതെ ഈ തേമെ ഉപയോഗിചിട്ടുള്ളവർ നല്കിയിട്ടുള്ള ratingsഉം കാണാം
ചില themeകൾക്ക് മുകളിൽ മൌസ് വയ്ക്കുക
ഇപ്പോൾ ഷൈൻ ബ്രൈറ്റ് സ്കിൻ themeൽ ക്ലിക്ക് ചെയ്യുക
ഈ പേജിൽ ലഭ്യമായ themesൽ ഒന്നാണിത്
ഷൈൻ ബ്രൈറ്റ് സ്കിൻ തേമെ പേജ് കാണപ്പെടുന്നു
കണ്ടിന്യൂ ടോ ഡൌൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ഈ themeനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നല്കുന്ന പേജിൽ നിങ്ങൾ എത്തുന്നു
തേമെ ഇൻസ്റ്റോൾ ചെയ്യാനായി അഡ് ടോ ഫയർഫോക്സ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
add ഓൺ ഡൌൺ ലോഡിങ്ങ് പ്രോഗ്രസ്സ് ബാർ കാണപ്പെടുന്നു
അടുത്തതായി സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷൻ കൺഫർം ചെയ്യുന്ന സന്ദേശം കാണപ്പെടുന്നു
ഇൻസ്റ്റോൾ നോവ് ക്ലിക്ക് ചെയ്യുക
തെ തേമെ വിൽ ബെ ഇൻസ്റ്റാൾഡ് ഓൺസ് യൂ റെസ്റ്റാർട്ട് ഫയർഫോക്സ് എന്ന സന്ദേശം പ്രത്യക്ഷപ്പെടുന്നു
റെസ്റ്റാർട്ട് നോവ് ക്ലിക്ക് ചെയ്യുക
മോസില്ല ഫയർഫോക്സ് ഷട്ട് ഡൌൺ ആകുന്നു
ഇത് റെസ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുതിയ തേമെ കാണുന്നു
തീംസ് പേജിൽ തിരികെ പോകാം
ഇപ്പോൾ മറ്റൊരു തേമെ തിരഞ്ഞെടുക്കാം
അഡ് ടോ ഫയർഫോക്സ് ബട്ടൺ കാണുന്നു
ഇത് തിരഞ്ഞെടുത്ത തേമെ ഡൌൺലോഡ് ചെയ്യുന്നു
ഡൌൺലോഡ് പൂർത്തിയാകുമ്പോൾ ഒരു മുന്നറിയിപ്പ് കാണിക്കുന്നു
ഇൻസ്റ്റോൾ നോവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
നിങ്ങൾ ഫയർഫോക്സ് ബ്രൌസർ റെസ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു
റെസ്റ്റാർട്ട് നോവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
മോസില്ല ഫയർഫോക്സ് ഷട്ട് ഡൌൺ ആകുന്നു
ഇത് റെസ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുതിയ തേമെ കാണുന്നു
തീംസ് ബ്രൌസറിന്റെ ലുക്ക് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു
ഇത് നിങ്ങുടെ അഭിരുചിയ്ക്ക് അനുസരിച്ച് ഫയർഫോക്സ് ബ്രൌസറിനെ കസ്റ്റമൈസ് ചെയ്യുന്നു
നിങ്ങൾക്ക് പഴയ ഡിഫോൾട്ട് themeലേക്ക് തിരികെ പോകണമെങ്കിൽ ക്ലിക്ക് ചെയ്യുക ടൂൾസ് എന്നിട്ട് add ഓൺസ്
ഇടത് പാനലിൽ അപ്പിയറൻസ് ടാബിൽ ക്ലിക്ക് ചെയ്യുക
ഇവിടെ ഡൌൺലോഡ് ചെയ്യപ്പെട്ട എല്ലാ themesഉം കാണുന്നു
ഇവിടെ ഡിഫോൾട്ട് തേമെ കാണാം
എനബിൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക
റെസ്റ്റാർട്ട് നോവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
മൊസില്ല ഫയർഫോക്സ് ഷട്ട് ഡൌൺ ആയിട്ട് റെസ്റ്റാർട്ട് ആകുന്നു
ഇത് റെസ്റ്റാർട്ട് ആകുമ്പോൾ ഡിഫോൾട്ട് തേമെ വീണ്ടും കാണുന്നു
add ഓൺസ് ടാബ് ക്ലോസ് ചെയ്യാം
പെർസോണാസ് സൌജന്യവും ഇൻസ്റ്റോൾ ചെയ്യാൻ എളുപ്പവുമായ ഫയർഫോക്സിന്റെ സ്കിൻസ് ആണ്
പെർസോണാസ് പ്ലസ് ഈ built ഇൻ ഫംഗ്ഷണാലിറ്റി യെ കൂടുതൽ കണ്ട്രോൾ നല്കുന്ന തരത്തിലും പുതിയതും ജനസമിതിയുള്ളതും അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ പെർസോണാസ് എളുപ്പത്തിൽ ആക്സസ് ചെയ്യുന്ന തരത്തിലും വർദ്ധിപ്പിക്കുന്നു
യുആർഎൽ ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യുക അഡോൺസ് ഡോട്ട് മൊസില്ല ഡോട്ട് ഓർഗ് സ്ലാഷ് ഫയർഫോക്സ് സ്ലാഷ് പെർസോണാസ് Enter കൊടുക്കുക
ഇത് മൊസില്ല ഫയർഫോക്സ് Add onsന്റെ പെർസോണാസ് പേജിൽ എത്തിക്കുന്നു
ഇവിടെ ധാരാളം പെർസോണാസ് നമുക്ക് കാണാം
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്യുക
നിങ്ങൾ തിരഞ്ഞെടുത്ത Personaയെ കുറിച്ചുള്ള വിവരങ്ങൾ നല്കുന്ന പേജിൽ എത്തുന്നു
അഡ് ടോ ഫയർഫോക്സ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
പുതിയ തേമെ ഇൻസ്റ്റോൾ ചെയ്യപ്പെട്ടു എന്ന് കാണിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ബാർ മുകളിൽ കാണുന്നു
നോട്ടിഫിക്കേഷൻ ബാറിന് വലത് കാണുന്ന ചെറിയ xൽ ക്ലിക്ക് ചെയ്യുക
ഫയർഫോക്സ് ഇത് സ്വയം ഇൻസ്റ്റോൾ ചെയ്യുന്നു
ചിലപ്പോഴൊക്കെ പരസ്യങ്ങൾ നമ്മുടെ ഇന്റർനെറ്റ് ഉപയോഗത്തെ ബാധിക്കുന്നു
പരസ്യങ്ങളെ തടയുന്ന പ്രത്യേക സോഫ്റ്റ്വെയറുകൾ ഉണ്ട്
അത്തരത്തിൽ ഉള്ള ഒരു add ഓൺ ആണ് അഡ്ബ്ലോക്ക്
ക്ലിക്ക് ചെയ്യുക ടൂൾസ് എന്നിട്ട് add ഓൺസ്
മുകളിൽ വലത് കോണിലുള്ള സെർച്ച് ടാബിൽ അഡ്ബ്ലോക്ക് എന്ന് സെർച്ച് ചെയ്യുക
Enter പ്രസ് ചെയ്യുക
അഡ് ബ്ലോക്കിങ് സോഫ്റ്റ് വെയറുകളുടെ പട്ടിക കാണിക്കുന്നു
അഡ്ബ്ലോക്ക് Plusന്റെ ഇൻസ്റ്റോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക
അഡ്ബ്ലോക്ക് ഡൌൺലോഡ് ചെയ്ത് തുടങ്ങുന്നു
അഡ് ബ്ലോക്കർ ഇൻസ്റ്റോൾ ചെയ്യപ്പെട്ടു
അഡ്ബ്ലോക്ക് വിൽ ബെ ഇൻസ്റ്റാൾഡ് ആഫ്ടർ യൂ റെസ്റ്റാർട്ട് ഫയർഫോക്സ് എന്ന സന്ദേശം കാണിക്കുന്നു
റെസ്റ്റാർട്ട് നോവ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക
മൊസില്ല ഫയർഫോക്സ് ഷട്ട് ഡൌൺ ആയിട്ട് റെസ്റ്റാർട്ട് ആകുന്നു
ഇത് റെസ്റ്റാർട്ട് ആകുമ്പോൾ അഡ് ബ്ലോക്കർ പ്രവർത്തന സജജമായി
എന്നാൽ അഡ് blockersന് ചില വിപരീത ഫലങ്ങൾ ഉണ്ട്
ചില സൈറ്റുകൾ അഡ് ബ്ലോക്കർ ഓൺ ആണെങ്കിൽ എന്റർ ചെയ്യാൻ അനുവധിക്കില്ല
എന്തെന്നാൽ പല സൌജന്യമായ സൈറ്റുകളുടേയും വരുമാനം പരസ്യങ്ങളിൽ നിന്നാണ്
അഡ്ബ്ലോക്കർ ചില സൈറ്റുകൾ കാണിക്കുന്നതിൽ നിന്ന് ബ്രൌസറിനെ തടയുന്നു
പരസ്യങ്ങൾ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് തീംസ് പെർസോണാസ് അഡ് ബ്ലോക്കിങ് ഒരു അസൈൻമെന്റ്
നാസ നൈറ്റ് ലോഞ്ച് തേമെ ഇൻസ്റ്റോൾ ചെയ്യുക
എന്നിട്ട് ഡിഫോൾട്ട് themeലേക്ക് തിരികെ പോകുക
yahoocomൽ നിന്ന് ഒഴികെ മറ്റെല്ലാ പോപ്പ് upsഉം ബ്ലോക്ക് ചെയ്യുക
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇത് സ്പൊകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺ ലോഡ് ചെയ്ത് കാണാവുന്നതാണ്
സ്പൊകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പൊകെൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു
ഓൺലൈൻ ടെസ്റ്റ് പാസ് ആകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക
സ്പൊകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ട്ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്
ഇതിനെ പിന്താങ്ങുന്നത് നേഷണൽ മിഷൻ ഓൺ എഡ്യൂകേഷൻ ത്രോഗ് ഐസിടി മെഹർദ് ഗവർണ്മെന്റ് ഓഫ് ഇന്ത്യ
ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്